ആഹ് പിന്നെ നിങ്ങളെന്താ പുതിയൊരു ഗാഡ്ജറ്റ്‌സ് ഒക്കെ വാങ്ങി എന്ന് കേട്ടു ആഹ് ഞാനൊരു ഇത് എടുത്തതാണ് വാങ്ങിയിരുന്നു ആഹ് ഏതാണ് ഏതു കമ്പനിയുടേതാണ് അത് ഏസർ ആണ് ഉപകരണങ്ങൾ ഇങ്ങനെ സമയത്തു ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ റോബോട്ടിക് ആണെങ്കിലും ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യാനും

പാംടോപ് അത് കഴിഞ്ഞു വേറൊരു യുഗം ഒന്നാമത് ഇപ്പോ എല്ലാവരും വയർലെസ്സ് വയർ ഇല്ലാത്ത ഒരു ഇതിലേക്ക് മാറി അഹ് നമുക്കറിയാം ഇയർഫോൺ ഇപ്പൊ വയർ ഇല്ലാത്തതാണ് പരമാവധി എല്ലാവരും ഇയർ പോഡ് അതിനു പേര് മാറും എയർ പോഡ്ആവും

ഉപകരണങ്ങളും നിത്യേന വർധിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രല്ല അങ്ങനത്തെ ആമസോൺ ഫ്ലിപ്കാർട് ഒക്കെ ഉണ്ടല്ലോ ഓൺലൈൻ ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ നിത്യവും ഈ യന്ത്രോപകരണങ്ങളും മാത്രം വിൽക്കുന്ന ഒരു വളരെ വലിയൊരു രീതിയിൽ തന്നെ അതിന്റെ

അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മളെ ഒരു പ്രധാന മേഖല യൂട്യൂബ് ഒക്കെ യൂട്യൂബില് ഈയടുത്തു ഞാൻ ഇങ്ങനെ പരിശോധിച്ചപ്പോഴ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു സാധനം ഒന്ന് ഏറ്റവും തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്ന

മാത്രമല്ല ഇപ്പൊ അത് ഇങ്ങനെ വളരെയധികം അധികരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ ആണെങ്കിലും വയർ ഇല്ലാത്ത

അതുപോലെ എല്ലാരടുത്തും ടച് ചെയ്യുന്ന തൊടുന്ന വാച്ചുകൾ അങ്ങനെ പല പല മാറ്റങ്ങളും വന്നു കൊണ്ടേയിരിക്കുകയാണ് ദൈനം ദിനം അത് വർധിച്ചു കൊണ്ടിരിക്കയാണ് കൂടുകയല്ലാതെ കുറയുന്നില്ല ഈ സ്വയം ചലിക്കുന്ന തന്നെത്താൻ ചലിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതിന്റെ ആധിക്യം നല്ലോണമുണ്ട് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി പക്ഷെ ഇങ്ങനത്തെ ഈ സ്വയം ചലിക്കുന്ന സാധനങ്ങള് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ ഈടു നിൽക്കൂല എന്നതാണ് ഈടു നിൽക്കും ഈടു നില്കും നല്ല വില കൊടുത്താൽ നല്ല സാധനങ്ങൾ ആഹ് നല്ല മൂല്യമുള്ള സാധനങ്ങൾ ഉണ്ടാവും പക്ഷെ പറഞ്ഞത് ചിലതൊക്കെ അത്ര ഈടു നിൽക്കൂല സ്വയം ചലിക്കുന്ന അത് അതിന്റേതായിട്ടുള്ള ഒരു അതിനുള്ളിൽ ഘടിപ്പിക്കുന്ന യന്ത്രങ്ങൾ ഉണ്ടല്ലോ അത് പെട്ടെന്ന് ചിലപ്പോ കേടു വന്നു എന്ന് വരാം

യന്ത്രോപകരണങ്ങൾ ഒരു നല്ല കമ്പനി ആയിട്ടു താങ്കൾക്ക് അത് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ അത് നമ്മൾ ഇപ്പോ ഓരോ സാധനങ്ങൾക്ക് അനുസരിച്ചു അല്ലെങ്കിൽ ഓരോ ഉല്പാദനങ്ങൾക്ക് അനുസരിച്ചല്ലേ അതിന്റെയൊക്കെ കണക്ക് പറയാൻ പറ്റുള്ളൂ ഉം ശരിയാണ് ഇപ്പൊ നമ്മൾ നോക്കാനെങ്കിൽ ഇപ്പൊ ഐ ഫോൺ ഐ ന്റെ സാധനങ്ങൾ വളരെയധികം

അതിന്റേതായിട്ടുള്ള വില അതിനു കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നതാണ് വിഷയം നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്‌സുകൾ ഏന്തൊക്കെയാണ് നിങ്ങളുടെ പരിസരത്തു ഉള്ളത് നമ്മളെ പരിസരത്തു ഇ മൊബൈൽ ഫോൺ , ഈ ലാപ്ടോപ്പ് , നേരെത്തെ പറഞ്ഞ

നിങ്ങൾ അതിപ്പോ നാട്ടിൽ നിന്ന് വാങ്ങുന്നതാണോ അതോ ഓൺലൈൻ വഴി അത് പല പല സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഓരോ വിലക്കുറവ് അനുസരിച്ചൊക്കെ നമ്മൾ അതിനനുസരിച്ചു വാങ്ങുന്നതാണ് ചെലപ്പോ നല്ല ഓഫർ വരുന്ന സമയങ്ങളിൽ ഉണ്ടാവും അപ്പൊ ആ സമയത് നമ്മളത് ഓൺലൈൻ തന്നെ ഡയറക്റ്റ് നേരിട്ട് ഓർഡർ ചെയ്തിട്ട് വാങ്ങുന്നുണ്ടാവർ ഉണ്ട് എല്ലാം നമ്മൾ കടകളിൽ പോയിട്ട് അവിടുന്ന് വാങ്ങുമ്പോൾ ലാഭങ്ങൾ ഇപ്പോൾ പരിചയത്തിലുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ അങ്ങനെ വാങ്ങുന്നത് ഉണ്ട് അങ്ങനെയുണ്ട് പല സാഹചര്യങ്ങളാണ് നമ്മളെ ഓൺലൈൻ ആയിട്ടോ അല്ല നേരിട്ട് പോയിട്ട് കടകളിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ ഒക്കെ ഉള്ള മാറ്റങ്ങൾ

ഉം ഏതായാലും ഇത്ര നേരം സംസാരിച്ചതിന് നന്ദി ഓക്കേ എന്നാൽ